അവിടെ മോഷ്ടിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണവടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ തണുത്തു വിറച്ചു അവിടെ ഒരു കു കൊണ്ടുതന്നെ ആറ് മാണി ഏഴുമണി ആയപ്പോൾ അവരുടെ bus വരികയും അവിടന്ന് bus വന്ന് package കാർ ഞങ്ങളെ കൊണ്ടു പോവുകയും ചെയ്ത അങ്ങനെ അവരുടെ resort ലെത്തുകയും resort ഇൽ എത്തി എല്ലാവരും അവരുടെ bag കൾ അവരവരുടെ room കളിൽ വെക്കുകയും fresh ആവുകയും ച്യ്ത കൊണ്ട് അവിടെ

first പോകുന്നത് അവിടെയുള്ള ബാഗാ beach എന്നുപറയുന്ന ഒരു beach ഇലെക് ആണ് അവിടത്തെ ഏറ്റവും വലിയ ഒരു beach എന്ന് പറയുന്ന beach തന്നെയാണ് ബാഗാ beach എറ്റവും മനോഹരമായ കടൽ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് കടൽ എന്നുപറയുന്ന കടലാണ് ബാഗാ beach യിലുള്ള കടൽ വളരെ ഉത്സാഹത്തോടെ കൂടി എല്ലാവരും തന്നെ തയ്യാറവുകയും അവിടേക്കു എത്തുകയും ചയ്തു അങ്ങനെ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 അതിനനുസരിച്ചു ഓരോരുത്തർക്കും ഓരോ friends ആണ് അതോണ്ട് തന്നെ ഓരോരുത്തർ ഓരോരുത്തരുടെ വഴിക്കു പോയി അങ്ങനെ ഞാനും കൊറച്ചു സുഹൃത്തുക്കളും വേറെ വഴീലുടെ പോയി അവിടെയുള്ള കൊറേ കാര്യങ്ങൾ കാണാനും മനസ്സിലാകാനും സാധിച്ചു ഒരുപാട് സായിപ്പന്മാർ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ബാഗാ beach എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു കൊണ്ട് ഒരു മരിക്കൂർ രണ്ടു മണിക്കൂർ ചെലവഴിച്ചു കൊണ്ട് അവിടെ നിന്ന് തന്നെ ഉച്ചക്കുള്ള food കഴിച്ചു

കടൽ side ലൂടെയും മറ്റും full ഉം bar കളും pub കള് മാത്രമാണുള്ളത് അതിലേറ്റവും മനോഹരമായി കാണാൻ സാധിച്ച സംഭവം എന്തെന്നാൽ tattoo

Hello Hello എന്തൊക്കെയാ എവിടെയാ എന്താ പറഞ്ഞോളൂ. എവിടെയാ ഇള്ളത് ഞാന് ഒരു doubt അഹ് ഒരു കൊറച്ച് കാര്യങ്ങളറിയാൻ വേണ്ടീട്ട് വിളിച്ചതാണ്.

അതായത് നമ്മുടെ college ല് magazine തയ്യാറാക്കുന്നുണ്ട് അപ്പം അതില് ഈ sports പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ തയ്യറാക്കുന്നതിനെ സംബന്ധി ആഹ് അതുമായി ബന്ധപ്പെട്ടിട്ട് cricket നെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടീട്ട് വിളിച്ചതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് cricket നെ കുറിച്ചിട്ട് അത്യാവശ്യം അറിയാം എന്ന് അപ്പം അത് ഒന്ന് അഹ് സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായും ഞാന് cricket ൽ അങ്ങനെ പ്രഗൽഭൻ അല്ലാ cricket കളി കാണണെന്നേ ഉള്ളു അപ്പൊ ഞാന് എനിക്ക് അറിയണത് പറഞ്ഞു തരാം. ഓഹ് ആയിക്കോട്ടെ മതി okay എങ്ങനേ എങ്ങനെ cricket ൻ്റെ അതായത് history ആണോ അതോ basic ആയിട്ടുള്ള കാര്യങ്ങള് മാത്രം പറഞ്ഞാ മതിയോ അതോ ഇങ്ങനെ important ആയിട്ടുള്ളത് അങ്ങനെ പറഞ്ഞാ മതിയോ ആഹ് Base ഉം കൂടെ ഒന്ന് പറയാൻ കഴിയുവോ പിന്നെന്താ പറ്റുവല്ലോ ഞാന് ഇങ്ങനെ cricket നെ പറ്റി ഇങ്ങനെ കൊറേ ഗവേഷണം ഒക്കെ നടത്തീട്ട് ഉള്ളതാണ്. ആഹാ അത് ശെരി okay ഒന്ന് ഒന്ന് ഏർ പറഞ്ഞു തരാനായി പറഞ്ഞു തരുവോ ഓഹ് പറ്റും പറ്റും പിന്നെ എനിക്ക് തോന്നുന്നു ഈ cricket നമ്മുടെ നമ്മുടെ ഇന്ത്യലോക്കെ cricket ഭയങ്കര പിന്നെ പ്രസിദ്ധമാണല്ലോ അതായത് famous ആണല്ലോ പക്ഷേ നമ്മള് European രാജ്യങ്ങളിലേക്ക് പോയാല് ഈ cricket അങ്ങനെ famous അല്ല അവിടൊക്കെ നമുക്കറിയാം football ആണ് കൂടുതൽ famous അത് ഈ cricket ഒക്കെയും ഈ cricket എന്നുള്ളൊരു sports item ഏറ്റവും കൂടുതൽ famous ആകുന്നത് ഏറ്റവും കൂടുതല് അറിയപ്പെടുന്നത് ഈ common wealth രാജ്യങ്ങളിലാണ് അതായത് നമ്മുടെ ഈ ഇംഗ്ലണ്ടിൻ്റെ പിന്നെ അതായത് ബ്രിട്ടീഷ്ൻ്റെ under ൽ ആയിരുന്ന രാജ്യം ആണല്ലോ നമ്മുടെ ഇന്ത്യ അപ്പൊ പിന്നെ അങ്ങനെ ആ ഇതില് ബ്രിട്ടീഷ്ൻ്റെ അധീനതയിൽ ഉള്ള രാജ്യങ്ങൾ ആണ് common wealth രാജ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അവർക്ക് കീഴിൽ ഉള്ള രാജ്യങ്ങളിലാണ് നമ്മുടെ cricket എന്ന് അറിയപ്പെടുന്ന ഒരു പിന്നെ എന്താ പറയുക ഈ item കൂടുതൽ ആയിട്ട് പ്രചാരണത്തിൽ ഉള്ളത്. നമ്മള് അതുപോലെ തന്നെ നമ്മുടെ ഈ Asian രാജ്യമായ കൂടുതലും Asian രാജ്യത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഒന്നൂടെ ഈ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ ഈ പിന്നെ cricket നമുക്ക് പ്രസിദ്ധമാണ്. ഓഹ് അത് ശെരി അത് ശെരി അപ്പൊ ഇത് ഇതിലെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? പിന്നേ അങ്ങനെ ചോദിച്ചാല് football ന് football കാണാറുണ്ടോ? ആഹ് കാണാറൊക്കെണ്ട് പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല എന്നാലും അങ്ങനൊക്കെ ആണില്ലേ football ല് പിന്നെ football ലെ പോലെ തന്നെ കുറച്ച് സങ്കീർണമായ നിയമങ്ങളാണ് cricket ൽ ഇള്ളത്. അതായത് ഇപ്പൊ അത് പെട്ടന്ന് നമുക്ക് അങ്ങോട്ട് പെട്ടന്ന് ഒരാള് ഒരു നിയമവും അറിയാതെ ഈ ആ കളി കണ്ടാ നമുക്ക് ഇപ്പൊ അതൊന്നും മനസ്സിലാവൂല്ല കൊറേ നിയമങ്ങൾ ഇണ്ട് അതായത് ഏകദേശം രണ്ട് team നും കൂടീട്ട് ഇരുപത്തിരണ്ട് ആൾക്കാരാണ് അതായത് പിന്നെ ഒരു team ല് പതിനൊന്ന് ആള് വെച്ചിട്ട് പിന്നെ ആ ഓരോ team നും ഒരു പിന്നെ captain ഉണ്ടാവും ഇത് പിന്നെ ആഹ് captain ഉണ്ടാവും അവിടൊരു vice captain ഉണ്ടായിരിക്കും പിന്നേ അങ്ങനെയാണ് ഒരു team ഒരു സമയം bat ചെയ്യുന്നു പിന്നെ ആ സമയം മറ്റൊരു team bowling ചെയ്യുകയാണ് ഏറ്റവും കൂടുതല് score ചെയ്യുന്ന team ആണ് ആ മത്സരത്തില് വിജയം. ഓഹ് അയ്‌ശെരി അതില് referee മാരെ കേട്ടുക്കുണ്അതൊക്കെ എങ്ങനെയാ അല്ലല്ല referee അത് referee മാര് അത് അത് football ലാണ് പിന്നെ നമ്മടെ football കളിയെ നിയന്ത്രിക്കുന്നതാണ് referee മാര് പിന്നെ അവര് അറിയപ്പെടുന്നത് cricket ൽ അവര് അറിയ പിന്നെ umpire മാരെന്നാണ് അതായത് ഒരു cricket കളത്തിൽ ഏകദേശം ഒരേ സമയം രണ്ട് umpire മാരാണ് ഇണ്ടാവുക okay ആഹ് umpire ആണ് പറയാ അല്ലേ sorry sorry അതെ അതെ പിന്നെ umpire എന്നാണ് അറിയപ്പെടുന്നത് പിന്നേ ഒരേ സമയം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ രണ്ട് umpire മാരുണ്ടാവും പിന്നെ മൂന്നാമത് ഒരു third umpire എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പെ umpire ഉണ്ടാവും ഈ അമ്പെ ഈ third umpire ൻ്റെ പിന്നെ ഉപയോഗിക്കു പിന്നെ third umpire നെ ഉപയോഗിക്കുന്നത് എപ്പഴാ ചോദിച്ചാല് നമ്മുടെ ഈ കളിക്കളത്തിലെ രണ്ട് umpire മാര് ഒരു umpire മാര് ഒരു തീരുമാനം എടുത്തു അപ്പൊ ഒരു കളിക്കാരന് ആ umpire ന് എതിരേ appeal ന് പോകണം അല്ലെങ്കിൽ ആ umpire ൻ്റെ തീരുമാനം തെറ്റാണ് എന്ന് തോന്നിയാല്

ഓഹ് അയ്‌ശെരി അയ്‌ശെരി അതായത് ഒന്നൂടി വ്യക്തമായിട്ട് ആഹ് screen ല് നമ്മള് കളിച്ച കളി ഒക്കെ play ചെയ്‌ത്‌ നോക്കി അതിൻ്റെ result പറയുക എന്നുള്ളതാരിക്കും അല്ലെ third umpire ൻ്റെ ജോലി അതെ അതെ അങ്ങനെ ആണ് അതാണ് third umpire ൻ്റെ ജോലി അങ്ങനെ മൊത്തം അഹ് മൂന്ന് umpire മാരാണ് വരുന്നത് ഇതില് നമുക്ക് രണ്ട് umpire മാരെ മാത്രമേ കളിക്കളത്തില് കാണാൻ പറ്റുള്ളൂ അതെല്ലേ ഓഹ് അയ്ശെരി ഇതില് ആഹ് അപ്പൊ indian team ല് ഇള്ള മികച്ച കളിക്കാരൊക്കെ ആരൊക്കെയായിരുന്നു?

നമ്മുടെ indian team എന്ന് പറയുമ്പോ മറക്കാനാവാത്ത പിന്നെ ഒഴുവാക്കാൻ ആവാത്ത ഒരാളാണ് സച്ചിൻ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ പിന്നെ പുള്ളി ഹൃദയ cricket ൻ്റെ ദൈവം എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹം ആണ് നൂറു century ഒക്കെ അടിച്ചു എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അദ്ദേഹം നൂറാമത്തെ century അടിച്ചത് ആ കളി ഒക്കെ ഞാൻ കണ്ടിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിൻ്റെ ഒപ്പം ആയിരുന്നു അദ്ദേഹം നൂറാമത്തെ century അടിച്ചത് അദ്ദേഹം തൊണ്ണൂറ്റൊമ്പത് century അടിച്ചിട്ട് നൂറാമത്തെ century അടിക്കാൻ അദ്ദേഹം അത്യാവശ്യം കുറെ time എടുത്തു പിന്നെ വേറെ ഒരാ അഹ് ഒരാൾക്കും അറിയാത്ത ഒരു കാര്യം എന്താ വെച്ചാല് അദ്ദേഹം തൊണ്ണൂറ് runs ൻ്റെയും നൂറ് runs ൻ്റെ എടേല് ഏകദേശം പതിനാറ് വട്ടം out ആയിട്ടുണ്ട്. ഓഹ് അങ്ങനെ ഒണ്ടല്ലേ അതെ അതെ അദ്ദേഹം ഏകദേശം പതിനാറ് out ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യല് ഏറ്റവും കൂടുതല് famous ആയ ആൾക്കാര് എന്ന് അറിയപ്പെടുന്നത് പിന്നെ സച്ചിന് അതുപോലെ ധോണി പിന്നെ നമ്മുടെ അനിൽ കുംബ്ലെ കപിൽ ദേവ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആഹ് പിന്നെ ആൾക്കാരായ വിരാട് കോഹ്‍ലി, രോഹിത് ശർമ്മ അങ്ങനെ കൊറേ ആൾക്കാരാണ് നിങ്ങള് cricket കളി തീരെ കാണാറില്ല? ഇണ്ട് ഇണ്ട് കാണാറൊക്കെ ഇണ്ട് ആഹ് അങ്ങനെ കേട്ടിട്ടൊക്കെ ഇണ്ട് മുൻപ് ആറ് ആഹ് ആറ് six ഒക്കെ അടിച്ചില്ലേ അത് സേവാഗ് ആണോ അടിച്ചേ അല്ലല്ല അത് നമ്മുടെ യുവരാജ് സിങ്ങ് ആയിരുന്നു

പിന്നെ ഒരു ബോ ഒരു ഏകദേശം ആറ് six ആ അടിച്ചത് ഒരു പണ്ടത്തെ ഏകദേശം എനിക്ക് തോന്നുന്നു പിന്നെ ഞാനൊക്കെ ആ സമയത്ത് ചെറിയ കുട്ടിയാണ് കാരണം ഇതിൻ്റെ live ഒന്നും കണ്ടിട്ടില്ല high light ഒക്കെ കണ്ടിട്ട് ഇംഗ്ലണ്ട്ൻ്റെ ഒപ്പം ആയിരുന്നു കളി പിന്നെ bowler ഒരു സ്റ്റുർട് ബ്രൂഡ് എന്ന് പറഞ്ഞിട്ടൊരു english bowler ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ball ആയിരുന്നു ധോ പിന്നെ യുവരാജ് സിങ്ങ് ഏകദേശം ഒരു over ല് മുപ്പത്താറ് run നേടിയത് ആറ് six അടിച്ചു അത് എന്തോ challenge ഒക്കെ ആയിട്ടും എന്തോരു എന്തൊരു എന്തോ എന്തോ പറഞ്ഞതിൻ്റെ പേരിലൊക്കെയാണ് ഭയങ്കര അങ്ങനെ എന്തൊക്കെയോ ഇണ്ട് ആ കളി high light കണ്ടാല് നമ്മുടെ indian team ഉം അതുപോലെ ഇംഗ്ലണ്ട് team ഉം അങ്ങട്ട് അതുപോലെ ഈ players തമ്മിൽ തന്നെ ഒരു കൊമ്പ് കോർക്കുക എന്നൊക്കെ പറയും ആ ഒരു അങ്ങനെ ഒക്കെ ഇണ്ടായിരുന്നു അതിനു മുൻപത്തെ ഇതില് പിന്നത്തെ over ലാണ് യുവരാജ് സിങ്ങ് ഏകദേശം ആറ് six അടിച്ചിട്ട് ആ സമയം non strike ല് നമ്മുടെ പിന്നെ ഇന്ത്യടെ captain ആയിരുന്ന മുൻ Indian captain ആയിരുന്ന എം എസ് ധോണി ആയിരുന്നു non strike ലുണ്ടായിരുന്നത് ഓഹ് അത് ശെരി അതെ അതെ പിന്നെ IPL ഒക്കെ കാണാറുണ്ടോ നിങ്ങള് ഇല്ല cricket കാണുന്നത് തന്നെ കുറവാണ് അന്നേര അതാണ് ഞാൻ ഇതേ കുറിച്ച് ഒരു idea ഉം ഇല്ലാത്ത കാരണം കൊണ്ട് ആണ് ഇപ്പൊ ആഹ് ഇങ്ങനെ വിളിച്ചത് ഇപ്പൊ

ഒഴിവാക്കാൻ ആവാത്ത ഒരു മറ്റൊരു item ആണ് IPL എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇപ്പൊ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ ഈ vacation സമയത്ത് ആണ് ഇത് ഉണ്ടാവുക ഏകദേശം ഏപ്രിൽ മെയ് ഏകദേശം ആഹ് രണ്ട് മാസത്തിൻ്റെ കാലയളവിൽ ആണ് ഈ IPL ഇണ്ടാവുക അതായത് Indian premier league ഇതിപ്പോ നടന്നോണ്ട് ഇരിക്കുന്നുണ്ട് ഏകദേശം രണ്ട് മൂന്ന് കളി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതില് ഏകദേശം പതിനൊന്ന് team കള് പങ്കെടുക്കുന്നുണ്ട് ആണല്ലേ അതിലാണോ ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ഒക്കെ ആയിട്ട് അഞ്ച് six ഒക്കെ അടിച്ച സംഭവം കണ്ടു നമ്മള് അല്ല അത് ഏതാ

അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള team ആണ് നമ്മുടെ കൊൽക്കത്ത knight riders ഉം അദ്ദേ അവരുടെ team ഉം കൊൽക്കത്ത knight riders ഉം അതുപോലെ തന്നെ ലക്‌നൗ super gangs എന്ന് പറഞ്ഞൊരു team ആയിരുന്നു ഇവരായിരുന്നു മത്സരം അതില് കൊൽക്കത്തയുടെ താരം ഇങ്ങനേ കേട്ടില്ല കൊൽക്കത്തയുടെ കൊൽക്കത്തയുടെ താ ഒരു റിങ്കുസിങ്ങ് എന്ന് പറഞ്ഞിട്ടൊരു player ഇണ്ട് കൊൽക്കത്തടെ അദ്ദേഹം ആണ് ഏകദേശം അവസാന അഞ്ച് ball നു വേണ്ടിയിരുന്നത് ഇരുപത്തിഒൻപത് run ആയിരുന്നു അങ്ങനെ അദ്ദേഹം പിന്നെ അവസാന അഞ്ച് ball ല് അഞ്ചും six അടിച്ചിട്ട് team നെ ജയിപ്പിച്ചു ആഹ് അതൊക്കെ വല്ലാത്തൊരു എന്താ പറയാ കളി തന്നെ ആയിരിക്കുവല്ലോ കാണുമ്പഴ് അതെ അതെ തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹം എന്താച്ചാ കൊൽക്കത്ത തോറ്റു കൊൽക്കത്തയുടെ ആരാധകര് തോറ്റു എന്ന് ഉറപ്പിച്ച ഒരു സ്ഥലത്ത് നിന്നാണ് പിന്നെ അവിടെ അവരുടെ ഒരു ഒരു റിങ്കു സിങ്ങ് ഒരു ഇന്ത്യക്കാരൻ ആണ് അദ്ദേഹം ആഹ് പിന്നെ അദ്ദേഹം ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛ അദ്ദേഹത്തിൻ്റെ history കണ്ടാരുന്ന അദ്ദേഹം ആ അഞ്ച് six അടിച്ചതിലൂടെ പിന്നെ വലിയൊരു famous ആയി പിന്നെ പലരുടേം പലരും അദ്ദേഹത്തതിന് പിന്നെ ഭയങ്കര സമ്മാനങ്ങൾ ഒക്കെ കൊടുത്തു അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പാവപ്പെട്ട ആളായിരുന്നു

പിന്നെ ഇതിലുള്ള വേറെ പിന്നെ ആൾക്കാരൊക്കെ എങ്ങനെയാ പിന്നെ ഐ ഈ IPLIPL അല്ലെ പറഞ്ഞെ ISL ഒരെണ്ണം ഉണ്ടല്ലോ അത് ആഹ് ISL നമ്മള് Indian super league അത് നമ്മള് പിന്നെ ISL പറഞ്ഞിട്ടുള്ളത് foot ball ൽ ഉള്ളതാണ് IPL ആണ് cricket ൽ ഉള്ളത് ഏകദേശം പയിനൊന്നു team ഉണ്ട് അതായത് പിന്നെ മുംബൈ indians പിന്നെ ചെന്നൈ super kings കൊൽക്കത്ത knight riders ലക്‌നൗ super gangs അഹ് ഡൽഹി capitals അഹ് പിന്നെ നമ്മുടെ രാജസ്ഥാൻ royals ഈ രാജസ്ഥാൻ royals അഹ് അറിയപ്പെടുന്നത് പിന്നെ നമ്മുടെ മലയാളി താരം കൂടി ആയ സഞ്ജു വി സാംസൺ നയിക്കുന്ന ഒരു team ആണ് ഓഹ് അതുശെരി അഹ് കേരള blast അത് മറ്റേ സംഭവം ആണെന്ന് തോന്നുന്നല്ലോ foot ball ലാണോ അത് അതോ അല്ലെ ഈ കേരള blasters എന്നൊക്കെ പറയുന്നേ foot ball അല്ലേ അതെ അതെ ഈ കേരള blasters നമ്മുടെ ISL ലാണ് നമ്മുടെ IPL ല് നമ്മുടെ നമ്മുടെ കേരളത്തിന് ഒരു team ഉണ്ടായിരുന്നു ഏകദേശം കൊച്ചി tuskers കേരള എന്ന് അറിയപ്പെടും അതിൻ്റെ captain ഒക്കെ നമ്മുടെ ഈ ശ്രീലങ്കടെ മുൻ captain ആയിരുന്ന പിന്നെ നമ്മുടെ മഹിളാ ജയവർദ്ധനേം അതുപോലെ അയില് കളിച്ചിരുന്നത് രവീന്ദ്ര ജഡേജ അതുപോലെ ശ്രീശാന്ത് ആയിരുന്നു പക്ഷെ എന്തോ ഈ പിന്നെ കടം കയറിയിട്ട് ആ team നെ പുറത്താക്കിയിരുന്നു കൊച്ചി tuskers കേരള എന്ന് ആയിരുന്നു ആ team ൻ്റെ പേര് ഏകദേശം ഒന്നോ രണ്ടോ season മാത്രമേ അവര് കളിച്ചൊള്ളു ഈ IPL ല് അയ്യോ എന്ത് മോശായി ഈ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ cinema താരങ്ങൾ ഒക്കെ എന്തോ ഒരു cricket ഒക്കെ നടത്തീനില്ലേ എന്തോ അതെ അതെ അത് പിന്നെ cinema നടമാർ ഏകദേശം അത് CCL എന്നാണ് celebrity cricket league അയില് നമ്മള് കേരളത്തിന് team ഉണ്ടായിരുന്നു അത് കേരള strikers എന്നായിരുന്നു അമ്മ കേരള strikes എന്നായിരുന്നു അമ്മ കേരള strikers എന്നായിരുന്നു ആ team ൻ്റെ പേര് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു super star ആയിരുന്ന മോഹൻലാൽ ആയിരുന്നു അതിൻ്റെ captain ഓഹ് അയ്‌ശെരി അഹ് അതില് എങ്ങനെയാ പൊറത്തൂന്ന് team വരുവോ അതായത് തമിഴ്‌നാട് അങ്ങനെ ഒക്കെ വരുവോ

അതുപോലെ തന്നെ തമിഴ്‌നാട്ടിൽ നിന്ന് ചെന്നൈ rhinos ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ കർണാടക അതായത് കർണാടകയിൽ നിന്ന് കർണാ നമ്മുടെ ആഹ് പിന്നെ ഈച്ചയിലൊക്കെ ഒരു ഈച്ച എന്ന cinema യിലൊക്കെ ഒരു നടൻ ഉണ്ടായിരുന്നു എന്താ എന്താണ് എനിക്ക് ഓഹ് ഹും ആഹ് മനസ്സിലായി

പിന്നെ തെലുങ്കു warriors ഉണ്ടായിരുന്നു ഇങ്ങനെ കൊറേ team ഉണ്ടായിരുന്നു പക്ഷെ കേ നമ്മുടെ കേരള strikers ഏകദേശം ഒരു തവണ final ൽ എത്തി അന്ന് കർണാക കർണാടക bulldozers കേരള strikers നെ തോൽപ്പിച്ച് പിന്നെ final ൽ ജേതാക്കളായി ഓഹ് അങ്ങനെ ഒക്കെ ഉണ്ടല്ലേ

പിന്നെന്തൊക്കെയാ cricket നെ കുറിച്ചിട്ട് വേറെ details ഒക്കെ പറയാനുള്ളേ ഇപ്പൊ അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ നമ്മളെ ഈ foot ball ലെ പോലെ തന്നെ cricket ലും നാല് കപ് പിന്നെ നാല് ആഹ് കൊല്ലം കൂടുമ്പോളെ world cup വരുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരു ഏകദിനം world cup ഈ cricket ല് വരുമ്പോഴ് രണ്ട് മൂന്ന് format ഉണ്ട് അതായത് ഏകദിനം

ഓഹ് അപ്പം test ആണോ ഏറ്റവും വലുത് അതെ അതെ തീർച്ചയായിട്ടും കാരണം അഞ്ച് ദിവസം വേണം കാരണം ഒരു ദിവസം തൊണ്ണൂറ് over വെച്ചിട്ട് അഞ്ച് ദിവസം ഏകദേശം നാന്നൂറ്റിഅമ്പത് over ഓളം കളിക്കും പിന്നെ രണ്ടു innings ഉണ്ടായിരിക്കും അതായത് ഒരു team ന് രണ്ടു തവണ bat ചെയ്യാം ഈ test ല് കുറെ rules ഉണ്ട് അതുപോലെ നമുക്ക് ഈ test ലൊക്കെ jersey ഒന്നും നമ്മുടെ team നിടാൻ jersey ഒന്നും പറ്റൂല്ല അത് നമുക്ക് കാണാം എല്ലാവരും വെള്ള jersey ലാണ് ഇറങ്ങുക അതുപോലെ തന്നെ നമ്മുടെ ഈ twenty-twenty ലും ഏകദിനത്തിലും ഒക്കെ നമ്മള് വെള്ള ഉപയോഗിക്കുക അത് ഈ test ലെത്തുമ്പോള് പിന്നെ ചുവപ്പ് colour ലുള്ള ball ആവും അതെന്താ അതിൻ്റെ പേര് പറയല് എന്തോ ഒരു ഏർ corck ഓ അല്ല

അതെ അങ്ങനെ അങ്ങനെ തന്നെ ഇപ്പൊ അതിൻ്റെ പേര് പറയും എനിക്ക് കൃത്യായിട്ട് അറിയില്ലാ ഏക പിന്നെ test ല് ഇപ്പൊ അഞ്ച് ദിവസത്തെ ആയത്കൊണ്ട് കുറേ ആ പിന്നെ നിയമങ്ങൾ ഉണ്ട് ടെസ്റ്റ് ഞാൻ അങ്ങനെ കാണാറില്ല കാരണം അഞ്ച് ദിവസത്തെ ആയത് കൊണ്ട് ഇപ്പൊ twenty-twenty കാണാറുണ്ട് ഇപ്പൊ IPL ഏകദേശം എല്ലാ ദിവസവും രാത്രി ഏഴരയ്ക്ക് ഒണ്ട് ഞാൻ ഇപ്പൊ എൻ്റെ ആയിട്ട് favourite team ആരാണെന്ന് പറഞ്ഞ മുംബൈ indians ആണ് പിഇന്നെ അതുപോലെ എനിക്ക് രാജസ്ഥാൻ royals ഇഷ്ടാണ് കാരണം നമ്മുടെ ഒരു മലയാളി ആയ സഞ്ജു വി സാംസൺ ആണ് ആ team നെ നയിക്കുന്നത് ആഹ് ആഹ് okay അങ്ങനൊക്കെ ഉണ്ടല്ലേ ഇതില് വേറെന്തൊക്കെയാ പിന്നെ പ്രത്യേകിച്ച് ഇതില് ഒള്ള high light ആയിട്ടൊള്ള കാര്യങ്ങള് വേറെന്തൊക്കെയാ അങ്ങനെ ചോദിച്ചാല് cricket ല് പിന്നെ high light നമ്മുടെ football ലൊക്കെ നമ്മുടെ ഈ അർജന്റീന ബ്രസീല് അങ്ങനത്തെ ഒക്കെ team ആണ് cricket ല് ഏറ്റവും main team കൾ എന്ന് അറിയപ്പെടുന്നത് അവരൊന്നും ഈ അർജൻ ഈ european രാജ്യങ്ങളിലെ team കൾ ഒന്നും cricket ല് ഇല്ല ഈ പിന്നെ ഏർ ഈ പിന്നെ അതായത് ഈ അർജന്റീനയും ബ്രസീല് അങ്ങനത്തെ team ഒന്നും ഈ cricket ല് famous അല്ല team ഉണ്ടാരിക്കും പിന്നെ അവരൊന്നും ഈ cricket എന്ന് പറയുന്നൊരു sports items ല് famous അല്ല ഇതില് ഏറ്റവും കൂടുതല് മികച്ച team കൾ എന്ന് അറിയപ്പെടുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യ കൂടുതലും Asian രാജ്യങ്ങളാണ് അതായത് ഇന്ത്യ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്രീലങ്ക നമ്മുടെ ബംഗ്ലാദേശ് അതുപോലെ ഈ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അല്ല ഓസ്ട്രേലിയ asian രാജ്യം അല്ല പിന്നെ അതേപോലെ ഓസ്ട്രേലിയ നല്ലൊരു team ആണ് അതുപോലെ ഇംഗ്ലണ്ട് നല്ലൊരു team ആണ് okay okay എന്തായാലും ഇത്രയ്ക്ക് വിവരം തന്നേന് വലിയ ഉപകാരം കുറേ details എനിക്ക് ഇപ്പൊ magazine ല് പകർത്താന് ഒരുപാട് അറിവ് ഇപ്പൊ ഒരുപാട് അറിവ് ഇപ്പൊ പകർന്ന് തന്നത് അപ്പൊ വലിയ ഉപകാരം ഉണ്ട് ആഹ് ഞാനെന്താ ഇനീപ്പോ എന്നാപ്പോ കാണാൻ പറ്റുക ഞാൻ വൈകാതെ അങ്ങോട്ട് വരുണ്ട്‌ meet ചെയ്യാൻ എന്തേലും സംശയം ഉണ്ടെങ്കില് എനിക്ക് വിളിച്ചോളുണ്ടു ഞാൻ സഹായിക്കാം okay ഓഹ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ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

യാത്ര യാത്രയെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കു മുന്നിൽ വന്നിട്ടുള്ളത് യാത്ര എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ ആർക്കും യാത്ര അഹ് ഇഷ്ടമില്ലാതിരിക്കില്ലല്ലോ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ നമ്മുക് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മൾ അഹ് പലയിടങ്ങളിലും ഏർ പോയിട്ടുള്ള trip ഉകളും tour ഉകളും എല്ലാം തന്നെയാണ് ഏർ നമ്മുക് എല്ലാവര്ക്കും ഇഷ്ടമുള്ള ഒരു അഹ് കാര്യമാണ് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യാൻ ആർക്കും തന്നെ ഇഷ്ടമില്ലാതിരിക്കുകയും താല്പര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുകയില്ലലോ അഹ് യാത്ര നമ്മടെ എവിടെ വേണേലും എന്തിനു നമ്മള് യാത്ര എന്ന് തന്നെയാണല്ലോ പറയ നമ്മളിപ്പോ വീടിന് പൊറത്ത് ഇറങ്ങുക തന്നെ വീടിന് പൊറത്തിറങ്ങിയാൽ അതിനുമൊരു അഹ് യാത്ര എന്നു തന്നെയാണ് ഏർ പറയാവുന്നത് ഈ യാത്ര ചെയ്യൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കൂടുതാലായി നമ്മുക്ക് ഇഷ്ടമുണ്ടാകുക ഏർ ഒരു ദീർഘ ദൂര യാത്ര തന്നെയായിരിക്കും ദീർഘ ദൂര യാത്ര ചെയ്യുന്നത് തന്നെയ്യയിരിക്കും അഹ് കൂടുതൽ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളത് നമ്മള് ഒറ്റ നമ്മക് ഒറ്റക് പോകുന്നതിനെകാളും നമ്മുക് ഇഷ്ടം നമ്മുക് ഒരു family ആയിട്ടോ അല്ലെങ്കിൽ friends യിട്ടൊക്കെ പോക്കുന്നതായിരിക്കും നമ്മുക് ഒന്നു കൂടി ആഹ് കൂടുതൽ ഇഷ്ടമാകുക അത് അവരുടൊപ്പംമൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമ്മക്കു വളരെ സന്തോഷത്തോടുകൂടി

ഏർ നമ്മൾ ഏർ ഒരു പാട്പേരും എല്ലാവരും തെന്നെ ദൈന്യംദിനത്തിൽ തെന്നെ യാത്ര പോകുന്നവരാണ് നമ്മക് നമ്മൾ അധികവും പോകുന്നത് നമ്മുടെ വീട്ടുകാരോടാപ്പൊക്കെ തന്നേയായിരിക്കും ഏർ പിന്നെ പോകുന്നത് നമ്മുടെ friends കൊളോടപ്പമായിരിക്കും ഇപ്പോൾ തന്നെ നമ്മളെ എല്ലാവരും അധികമുള്ള കുട്ടികളും school ഇൽ നിന്നും college ഉകളിൽ നിന്നും എല്ലാം തന്നെ യാത്ര പോകുന്ന ഏർ കുട്ടികളാണ്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 അവർക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഏർ തന്നെയാണ് ഉം അഹ് അവർക് ഏറ്റവും കൂടുതൽ പിന്നീട് നമ്മുക് അത് ഓർക്കാൻ വേണ്ടിയും ഒരു നല്ല ഓർമ്മയായും നമ്മടെ school കാലവും college കാലമൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുക് പിന്നീട് നമ്മടെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ തന്നെ ഒരു നല്ല യാത്ര വളരെ അധികം നമ്മടെ ഏർ ഓർമ്മയെ വളരെ അധികം നല്ല സന്തോഷം തന്നെയാണ് നമ്മുടെ മനസ്സിനും ഏർ ശരീരത്തിനും എല്ലാം തരുന്നത് ഏർ പിന്നെ എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര പോവുന്നത് ഇഷ്ടമാണ് എന്നുതന്നെയാണ് ഞാൻ കരുതുന്നു ഏർ പല ആൾക്കാർക്കും ഓരോ സ്ഥലം ആയിരിക്കും കൂടുതൽ ഇഷ്ടമുള്ളത് എനിക്ക് ഏറ്റവും കുടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ് ഏർ ഊട്ടി ഊട്ടി എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് ഞാനിപ്പോ ഈ ഇടക്ക് തന്നെ ഊട്ടിലേക്ക് ഒന്ന് പോയിരുന്നു ഞാനും എൻ്റെ family ഓടു കൂടെയാണ് ഊട്ടീലേക്ക് പോയിട്ടുണ്ടായിരുന്നത്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 അവിടെ ഉണ്ടായിരുന്നത് ഏർ നല്ല തണുപ്പും ഏർ നല്ല അന്തരീക്ഷവും എല്ലാവരും തന്നെ നല്ല happy യായി വളരെ സന്തോഷത്തെ കൂടെയാണ് യാത്ര പോയതും യാത്ര തിരിച്ചു വന്നതും നല്ലൊരു യാത്ര തെന്നെയായിരുന്നു അന്ന് പോയിരുന്നത് പിന്നെ ഏർ എന്ന് പറഞ്ഞാൽ ഏർ അവിടത്തെ കാഴ്ച്ചകളും അവിടത്തെ പൂക്കളും അവിടത്തെ ഏർ പല കാഴ്ചകൾ തന്നെ നമ്മളെ മനസ്സിനെ ഏർ കുളിരണിയിപ്പിക്കുന്ന ഒരു കാഴ്ച്ചകൾ തന്നെയാണ് എന്ന് വേണം പറയാനായിട്ട് ഏർ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള നിങ്ങളുടെ favorite ആയിട്ടുള്ള ഏർ പല സ്ഥലങ്ങളും ഉണ്ടായേക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണെന്ന് ഞാൻ പറയുന്നു ഊട്ടി മാത്രമല്ലാട്ടെ വേറെയും കൊറേ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് നിങ്ങക് ഇഷ്ടമുള്ളത് എതാനൊക്കെ പറയണം കേട്ടോ പിന്നെടെന്ന്‌ വെച്ചത്‌ ഞാന് ഏർ എൻ്റെ family ഓടൊപ്പമാണ് പോയത് എന്നു പറഞ്ഞല്ലോ

ഏർ യാത്ര പോകാം എന്നു പറയുമ്പ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാടു plan ഉകൾ നമ്മൾ ആദ്യം തന്നെ എ ഉണ്ടാകും ഇപ്പൊ ഏർ പല സാധാരണ നമ്മുക് ഒരു leave കിട്ടിയാൽ തന്നെ ഹാ leave എന്നല്ല ഒരു ഞായറാഴ്ച ആണെങ്കിൽ പോൽ തന്നെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുക് ചെയ്യുന്നത് നമ്മുക് bore അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ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 ആളല്ലാ എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് ഒറ്റക് പോവുന്നത്ത് അത്രക് വെല്യ ഇഷ്ട്ടമ്മില്ല ഒന്നെങ്കിൽ വീട്ടുകാരോടാപ്പൊമോ അല്ലെങ്കിൽ friends ഓടപ്പമോ ഒക്കെയാണ് യാത്ര ചെയ്യാൻ ആയിട്ട് എനിക്ക് കൂടുതൽ ഒരു ഇഷ്ടമുള്ളത് ഞാൻ അവരുടൊയൊക്കെ കൂടെയാണ് പോകുന്നത് നിങ്ങളും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു ഏർ അപ്പൊ അതുപോലെ തന്നെ പറഞ്ഞത് എന്തെന്നു വെച്ചാല് ഏർ ഒരു നമ്മുക് ഒരു leave കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ജോലി ചെയ്യുന്ന ആളായി ആളുകളായിരിക്കും പലരും ജോലിയുള്ള ആൾകാരായിരിക്കും അപ്പൊ അവർക്കൊക്കെ ഒരു ഞായറാഴ്ച്ച യിരിക്കും leave കിട്ടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലൊമൊക്കെ നമ്മുട ഏർ ഇപ്പൊ ഇങ്ങനെ ഇപ്പ ഏർ christmas ഓണം അങ്ങനത്തൊക്കെ ആഘോഷങ്ങൾ വെരുമ്പഴായിരിക്കും അവർക്കൊന്നു ഈ leave കിട്ടുന്നത് ഈ new year അങ്ങനത്തൊക്കെ പോലെ വരുന്ന ആഘോഷങ്ങളിലായിരിക്കും അവർക്കും കൂടുതലായിട്ട് ആ leave കിട്ടുന്നത് അല്ലാതെ ഒന്നും അവർക്കു അങ്ങനെ കിട്ടാറില്ല അപ്പൊ അവര് ആഹ് ആഘോഷങ്ങളിൽ പങ്കിടാൻ വേണ്ടി വീട്ടിലല്ല ഇരിക്കാർ അധികവും എവിടെങ്കിലും ഒന്ന് പുറത്തു പോയി പുറത്തു പോയിരുന്നു ഭക്ഷണം കഴിച്ചു എല്ലാവരുമായി ഒന്ന് കണ്ടു അഹ് കൊറേ കാഴ്ച്ചകളൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി കണ്ട് മനസ്സൊക്കെ ഒന്ന് ഏർ refresh ആക്കി ഒക്കെ ചയ്ത ഒരു യാത്രയിലൂടെ വേണം പറയാനായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എൻറെ അനുഭവം അങ്ങനെ ഒക്കെ തന്നെയാണ്‌ നമ്മുക് എന്തെങ്കിലും

മനസ്സിന് കുളിർമ ഏകുന്നതും മനസ്സിന് ഒന്ന് refresh ആക്കി എടുക്കാനൊക്കെ ഒരു യാത്രയിലൂടെ തന്നെ നമ്മുക്ക് കഴിയാവുന്നതാണ് നമ്മുടെ നമ്മുക്ക് മനസ്സിന് ഏറ്റവും സന്തോഷവും ഏർ നല്ല ഉന്മേഷവുമൊക്കെ ഈ യാത്രയിലൂടെ തന്നെ നമ്മുക്ക് കിട്ടാവുന്നതാണ് അപ്പം ഏർ ഞാൻ പറഞ്ഞു വന്നത് യാത്ര ഏർ വളരെ നല്ലൊരു കാര്യമാണ്

ഏർ മനസ്സീന് ഉപേക്ഷിച്ചു ഒരു നല്ല കാഴ്ച്ച കണ്ട് നല്ല അനുഭവമായി ഏർ പിന്നെ തിരിച്ചു വരാനാണ് നമ്മൾ കൂടുതലും ആഗ്രഹിക്കുന്നത് ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ഒക്കെ leave കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഒഴിവ് സമയങ്ങളിൽ ഒക്കെ ഒന്ന് പുറത്തു പോവാനാണ് ആഗ്രഹിക്കുന്നത് ഏർ ഇപ്പൊ അധികമുള്ള നമ്മുടെ നാട്ടിലൊക്കെ കാണാവുന്നതാണ് നമ്മുടെ വീടുകളിലും എല്ലാവരും തന്നെ ഏർ പറയുന്നത് കേൾക്കാവുന്നതാണ് ഞങ്ങൾ ഇന്ന സ്ഥലത്തു പോയി അവിടെ അങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് അവിടെ നല്ല കാഴ്ച്ചയാണ് അവിടെ പോയാൽ അവിടെന്ന് വരാൻ തന്നെ തോന്നുകയില്ല എന്നൊക്കെ പറയുന്നത് നമ്മുക് കേൾക്കാം ഞാനും അങ്ങനെ തന്നേയായിരുന്നു പുറത്തു പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ആണ് എല്ലാരോടപ്പം ഒറ്റക് പോകുന്നത് വലിയ ഇഷ്ടമില്ല ഏർ പിന്നെ ന്താ യാത്ര നമ്മുക്

എല്ലാ ദിവസത്തിലും യാത്ര ചെയ്യാന്നവാരാണല്ലോ നമ്മള് tour പോകുന്ന അങ്ങനെത്തെ ഒരു ഇത് അല്ല യാത്ര പറയുന്നത് അതൊക്കെയും ഒരു യാത്ര തന്നെയാണ് ഇതൊക്കെയാണ് എന്റെ യാത്ര വിശേഷത്തിന്റെ അനുഭവങ്ങള്

കുറച്ച് ദിവസമായില്ലെ എല്ലാവരും എന്താ വീട്ടിൽ തന്നെ ഇരിക്കുന്നെ എന്തു കൊണ്ടാ എന്താ corona യാണല്ലെ? എന്താ coronacorona പകരുന്ന ഒരു അസുഖമാണല്ലെ അത് കൊണ്ടാ

കാ കാ എന്ന് ശബ്‌ദമുണ്ടാക്കുന്ന കേട്ടോ നിങ്ങൾ ശബ്‌ദം കേട്ടോ ദേ ഇതാരാ teacher ൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കാ കാ എന്ന് ശബ്ദമുണ്ടാക്കിയത് ആരാ കാക്ക എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞെ ഇതാരാ കാക്ക കാക്കയുടെ നിറമെന്താ? എന്താ? കറുപ്പ് നമ്മൾ വീടിൻ്റെ പുറത്തെക്ക് ഇറങ്ങി നിന്ന് ഭക്ഷണം കഴിച്ചാൽ കാക്ക കണ്ടാൽ എന്താ ചെയ്യുക? ആ കാ കാ എന്ന് പറന്ന് വന്ന് ഭക്ഷണം തട്ടിപ്പറിച്ച് കൊണ്ട് പോവുമല്ലെ അഹ് കൗശലക്കാരിയാണ് കേട്ടോ കാക്ക കാക്ക മുറ്റത്തുള്ള എച്ചിലെല്ലാം കൊത്തി തിന്ന് മുറ്റം വൃത്തിയാക്കുന്ന ഒരു പക്ഷി കൂടെയാണ് കാക്ക എല്ലാവരും പറഞ്ഞെ മുറ്റത്തുള്ള എച്ചിലെല്ലാം കൊത്തിതിന്ന് മുറ്റം വൃത്തിയാക്കുന്ന പക്ഷി ആരാ കാക്ക മോനൊന്ന് ഉറക്കെ പറഞ്ഞെ മുറ്റം വൃത്തിയാക്കുന്ന പക്ഷി ആരാ? കാക്ക അതുപോലെ തന്നെ മുറ്റത്തുള്ള എച്ചിലെല്ലാം കൊത്തിതിന്ന് മുറ്റത്തിലെ ചെറിയ പ്രാണികളെ ഒക്കെ കൊത്തി തിന്ന് മുറ്റത്തൂടെ ഇങ്ങനെ നടക്കുന്ന കൊക്ക കൊക്കോ കോ ന്ന് ശബ്ദമുണ്ടാക്കുന്ന കേട്ടോ നിങ്ങൾ ഇതാരാ? കോഴി ഉറക്കെ പറഞ്ഞെ എല്ലാവരും ഒന്നുറക്കെ പറഞ്ഞെ ഇതാ ഈ പക്ഷിയാരാ? കോഴി മോനൊന്ന് ഉറക്കെ പറഞ്ഞെ ഈ കോഴി മുട്ട തരൂലെ നമുക്ക് മുട്ടയിടുന്ന കോഴി ആരാ പിടക്കോഴി മുട്ട തരുന്ന കോഴി ഏതാ പിടക്കോഴി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ രാവിലെ വീട്ടിൻ്റെ മുറ്റത്ത് ഒക്കെ ഇങ്ങനെ നടക്കുകേം കാലത്തെ ഇങ്ങനെ ഉറക്കെ കൊക്ക കൊക്ക കോ കോ എന്ന് കേട്ടൊ നിങ്ങള് കേട്ടൊ ഉറക്കെ കൂവുന്നത് കേട്ടോ ഇതാരാ പൂവൻ കോഴി കൊക്കക്കോന്ന് പറഞ്ഞ് ഉറക്കെ ശബ്‌ദമുണ്ടാക്കി രാവിലെ നമ്മളെ കൂകി ഉണർത്തുന്ന കോഴിയാ പൂവൻ കോഴിയാ കേട്ടോ പൂവൻ കോഴിടെ പൂവെല്ലാം കണ്ടോ അംഗ വാലൊക്കെയായിട്ട് തലയെല്ലാം ഉയർത്തി ഇങ്ങനെ ഗമക്ക് നിന്നിട്ട് രാവിലെ കൊക്ക കൊക്കോ കോ ന്ന് ഉച്ചത്തിൽ നീട്ടി കേട്ടോ ഇത് പോലെ കൂകി നമ്മളെ ഉണർത്തുന്ന കോഴിയാരാ പൂവൻ കോഴി എല്ലാ മക്കളും ഒന്നുറക്കെ പറഞ്ഞെ ആരാ കൂകി ഉണർത്തുന്ന കോഴി പൂവൻകോഴി അത് പോലെ തന്നെ മുട്ട തരുന്ന വേറൊരു പക്ഷി കൂടെയുണ്ട് ക്വാക്ക് ക്വാക്ക് എന്ന് ശബ്‌ദമുണ്ടാക്കുന്ന കേട്ടോ നിങ്ങൾ ശബ്‌ദം കേട്ടില്ലെ ക്വാക്ക് ക്വാക്ക് എന്ന് ശബ്‌ദം ഇതാരാ

മുട്ട തരുന്ന ഒരു പക്ഷി കൂടെയാണ് കേട്ടോ അത് പോലെ തന്നെ വെള്ളത്തിൽ കൂടെ നീന്തി നീന്തി സഞ്ചരിക്കുന്ന ഒരു പക്ഷിയും കൂടിയാണ് താറാവ് വെള്ളത്തിൽ കൂടെ നീന്തി സഞ്ചരിക്കുന്ന പക്ഷിയാരാ താറാവ് എല്ലാവരും ഒന്നുറക്കെ പറഞ്ഞെ താറാവ് അത് പോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ മരത്തിൻ്റെ മുകളിലെല്ലാം ഇരുന്ന് തെങ്ങിൻ്റെ ഒലയിലെല്ലാം ഇരുന്ന് കി കി കി കീന്ന് ശബ്‌ദം കേട്ടോ നിങ്ങള് കി കി കീന്ന് ശബ്‌ദം ഉണ്ടാകുന്നത് കേട്ടോ ആരാ അത് ആരാ തത്തയല്ലെ എല്ലാവരും ഒന്നുറക്കെ പറഞ്ഞെ